അമിതമായി ചൂഷണം ചെയ്യപ്പെടുമ്പോൾ വിഭേ~വിഭവശോഷണം പോലെയുള്ള പ്രശ്നങ്ങൾ രാഷ്ട്രങ്ങൾ നേരിടേണ്ടി വരും. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഭൂമിശാസ്ത്രത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമല്ല, അത് സമകാലിക ലോകരാഷ്ട്രത്തിന്റെ പരിധിയിൽ വരുന്ന പ്രശ്നങ്ങളാണ്. ആഗോള സമൂഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെ തടയുന്നതിന് നടപടികൾ എടുക്കേണ്ട ചു~ചുമതല വ്യത്യസ്ഥ government കൾക്കാണ്. പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഭൂരിഭാഗവും ഏതെങ്കിലും ഒരു government മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്നതല്ല. രാഷ്ട്രങ്ങളുടെ കൂട്ടായ പ്രവർത്തനം അതിനാവശ്യമാണ്. പരിസ്ഥിതിയുടെയും പ്രകൃതി വിഭവങ്ങളുടെയും പ്രശ്നനങ്ങൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ തന്നെ ആണ്. പരിസ്ഥിതി നാശ~നാശത്തിന് കാരണക്കാർ ആരാണ്? അതിന് വില കൊടുക്കേണ്ടി വരുന്നതാരാണ്? തിരുത്തൽ ന~നടപടികൾ എടുക്കാൻ ആർക്കാണ് ഉത്തരവാദിത്യം? ഭൂമിയിലെ പ്രകൃതി വിഭവങ്ങളിൽ എത്രത്തോളം ആർക്കെല്ലാം ലഭ്യമാകുന്നുണ്ട്? ആർക്കെല്ലാം എത്രത്തോളം അധികാരം ഉണ്ട്? എന്ന പ്രശ്നം

പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള അവബോധത്തിന് ഒരു രാഷ്ട്രീയം രാഷ്ട്രീയ സ്വഭാവം കൈവന്നത്. ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ club of rome എന്ന ആഗോള വിദ്ഗ്ധരുടെ ഒരു panel എന്നൊരു ഗ്രന്ഥം പ്രസിദ്ധികരിക്കുകയുണ്ടായി. ലോക ജനസംഖ്യയുടെ തൊരിതഗതിയിലുള്ള വളർച്ചയുടെ പശ്ചാത്തലത്തിൽ ഭൂമിയിലെ വിഭവശോഷണത്തെ ഈ ഗ്രന്ഥം നാടകീയമായി ചിത്രീകരിച്ചു. അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പ്രസിദ്ധികരിച്ച നമ്മുടെ പൊതു ഭാവി എന്ന report ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. സാമ്പത്തിക വികസനത്തിന്റെ പരമ്പരാഗത മാതൃകകൾ ദീർഘ കാല അടിസ്ഥാനത്തിൽ സുസ്ഥിരമല്ലെന്ന് report ചൂണ്ടി കാണിക്കുന്നുണ്ട്. ദക്ഷിണ രാജ്യങ്ങൾ കൂടുതൽ വ്യാവസായിക വികസനത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്ന സാഹചര്യത്തിൽ വികസനത്തിന്റെ പരമ്പരാഗത മാതൃകകൾ പിന്തുടരുന്നത് അപര്യാപ്തമാണെന് report കൾ മുന്നറിയിപ്പ് നൽകി. ഉച്ചകോടി കാലാവസ്ഥാമാറ്റം, ജൈവ വൈവിധ്യം, വനസംരക്ഷണം. എന്നിവയുമായ ബന്ധപ്പെട്ട ഉടമ്പടികൾ ഉണ്ടാക്കുകയായി. വികസന പ്രവത്തനങ്ങളുടെ ഒരു പട്ടിക അത് ശുപാർശ ചെയ്തു. എന്നാൽ വികസനം, പരിസ്ഥിതി എന്നിവയെ ചൊല്ലി രാജ്യങ്ങൾ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഭിന്നതകൾ പരിഹരിക്കാൻ റിയോ ഉച്ചകോടിക്ക് കഴിഞ്ഞില്ല. അവർ നേരിട്ട് കൊണ്ടിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ല. എങ്കിലും സാമ്പത്തിക വളർച്ചയെ പാരിസ്ഥിതിക ഉത്തരവാദിത്യമായി ബന്ധപ്പെ ബന്ധിപ്പിക്കണം എന്ന കാര്യത്തിൽ അഭിപ്രായ ഐക്യം ഉണ്ടായി. വികസനത്തോടുള്ള ഈ സമീപനസുസ്ഥിര വികസനം എന്ന പേരിൽ പൊതുവെ അറിയപ്പെടു. ഒന്നുണ്ട് കൃത്യമായി ഇതെങ്ങനെ കൈവരിക്കും എന്നതായിരുന്നു പ്രശ്നം. പരിസ്ഥിതി സംരക്ഷണത്തെക്കാൾ സാമ്പത്തിക വളർച്ചയെ അനുകൂലിക്കുന്ന ഒരു പരുപാടി ആണ് agenda twenty one എന്ന എന്ന് ചില വിമർശകർ ചൂ~ചൂണ്ടി കാണിക്കുന്നുണ്ട്. ഭൂമിയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഒരു മനുഷ്യവാസമില്ലാത്ത ഒരു ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. പതിനാല് ദശലക്ഷം ചതുര, ചതുരശ്ര kilometer വി~വിസ്തൃതി ഉള്ള അന്റാർട്ടിക്ക ഭൂമിയുടെ cold storage ആണ്. അതി ശൈത്യവും മണ്ണിന്റെ അലഭ്യതയും അന്റാർട്ടിക്കയിൽ സസ്യജീവിതം അസാധ്യമാക്കുന്നു. പായലുകളും, പൂപ്പലുകളും, ആൽക്കകളും മാത്രമാണ് ഇവിടെ വളരുന്നത്. ഉഭയ ജീവികൾ വിവിധ ഇനം മത്സ്യങ്ങളും, പക്ഷികളും, പെൻഗ്വിൻ, നീല തിമിംഗലം തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് ഇവിടുത്തെ ജീവിത ലോകം. കാലാവസ്‌തയിലെ അസുന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ അന്റാർട്ടിക്ക പ്രധാന പങ്കു വഹിക്കുന്നു. അഗാധമായ ഹിമരൂപങ്ങൾ ആയിരകണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ഹരിതഗൃഹവാതകസാന്ദ്രണം അന്തരീക്ഷ താപനില എന്നിവയെ കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നുണ്ട്.

അന്റാർട്ടിക്ക് ആർട്ടിക് ദുവ പ്രദേശങ്ങളെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രേത്യേക വ്യവസ്ഥകൾക്ക് വി~വിധേയമാക്കിട്ടുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊമ്പതിൽ പന്ത്രണ്ട് രാജ്യങ്ങൾ ചേർന്ന് antartic ഉടമ്പടി ഒപ്പു വെച്ചു. അതിനു ശേഷം ഇരുന്നൂറോളം കരാറുകൾ നിലവിൽ വന്നിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിനാണ് ഈ കരാറുകൾ എല്ലാം മുന്നിൽ നിൽക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിന് ശേഷം അന്റാർ~ ട്ടിക്കയിലെ പ്രവർത്തങ്ങൾ ശാസ്ത്രീയ ഗവേഷണത്തിനും, മത്സ്യബന്ധത്തിനും, tourist നുമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും ആ പ്രദേശം മാലിന്യ വിമുക്തമല്ല. പരിസ്ഥിതിയോടുള്ള സമീപനത്തിൽ ഉത്തരദക്ഷിണ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മുൻപും, മുൻപും പറഞ്ഞിട്ടുണ്ട്. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത് പോലെ തന്നെ.

പരിസ്ഥിത നാശം കൂടുതൽ വരുത്തി വെച്ചത് വികസി~വികസിത രാജ്യങ്ങൾ ആയതിനാൽ, പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കൂടുതൽ ഉത്തരവാദിത്യങ്ങൾ അവർ ഏറ്റെടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഭൂമിയുടെ പരിസ്ഥിതി വ്യവസ്ഥയുടെ ആരോഗ്യവും കെട്ടുറപ്പും പരിപാലിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും പുനസ്ഥാപിക്കുന്നതിനുമായി രാഷ്ട്രങ്ങൾ കൂട്ടായ്മയോടെ സഹകരിക്കണം സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് എന്നും പ്രഖ്യാപനം പറയുന്നു. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിരണ്ടിലെ UNFCCC യും പരിസ്ഥിതി സംരക്ഷണത്തിലെ പൊ~പൊതുപ്രത്യേക ഉത്തരവാദിത്യം എടുത്തുകാട്ടിട്ടുണ്ട്. ചരിത്രപരവും നിലവിലുള്ളതുമായ ഹരിതഗൃഹവാതങ്ങളുടെ നിർമഗ്ഗ നിർഗ്ഗമനത്തിൽ വികസിത രാജ്യങ്ങൾക്കാണ് വലിയ പങ്കുള്ളതെന്ന് കക്ഷികൾ സമ്മതിച്ചിട്ടുണ്ട്. ഇക്ക~ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള വികസിത രാജ്യങ്ങളിലാണ്. ഒരു രാജ്യത്തെ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ നേരിടുന്നത് അവിടെ ഉള്ള ജനങ്ങളുടെ താമസ സൗകര്യത്തിനും അവരുടെ സാമ്പത്തിക സൗകര്യത്തിനും എല്ലാം വേണ്ടിയാണ്. പരിസ്ഥിതി നശിക്കുന്നതിലൂടെ ആ രാജ്യത്തിൻറെ പല തരത്തിലുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്ന അവസ്ഥയിൽ അവസ്ഥയിലേക്ക് എത്തിക്കപ്പെടാറുണ്ട്. പരിസ്ഥിതി നശിപ്പിക്കുന്നതിലൂടെ മഴ, മഴയ്ക്ക് ആവിർഭാവമുണ്ടാവുകയും അവിടെ ജലത്തിനുള്ള ക്ഷാമം ഉണ്ടാവുകയും ഇത് അവരുടെ നിലനിൽപ്പിന് ഭീഷണി ആവുകയും ചെയ്യുന്ന ധാരാളം ആഹ് സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇന്ത്യയിലും ധാരാളം വനങ്ങൾ ഉണ്ടെങ്കിലും ഇക്കാലത്ത് അത് ഇക്കാലത്ത് അത് പല കാരണങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കുകയോ. അല്ലെങ്കിൽ ആഹ് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വേണ്ടി അത് കുളംതോണ്ടുകയോ ചെയ്യുന്നുണ്ട്. സ്വകാര്യവൽക്കരണം, തീവ്രകൃഷി, ജനപ്പെരുപ്പം, പരിസ്ഥിതി നാശം തുടങ്ങിയവ പൊതു സ്വത്തിന്റെ വലുപ്പവും ഗുണവും ന്~നിർദ്ധനർക്കുള്ള ലഭ്യതയും കുറയ്ക്കുകയുണ്ടായി. സമകാലിക ലോകത്തെ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഇന്ത്യ വ്യ~വ്യക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ആഗോള താപനം, ഉർജ്ജപരീക്ഷണം, റിയോയിലെ ഭൗമ ഉച്ചകോടി തുടങ്ങിയവയെ കുറിച്ചെല്ലാം രാജ്യം അതിന്റെ നിലപാടുകൾ വ്യക്തമാക്കിട്ടുണ്ട്. ഹരിതഗൃഹവാതങ്ങൾ പുറംതള്ളുന്നത് മുഖ്യമായും വികസിത രാജ്യങ്ങൾ ആണെന്നുള്ള യാഥ്യാർഥ്യം ഇന്ത്യ തുടർന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ലോകത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക. ഇന്ത്യയുടെ ഇവിടെ ഈ നിലപാടിന്റെ അടിസ്ഥാനം

വിരഹവാതകനിർഗമനം കുറയ്ക്കുന്നതിന് ബാധ്യത ഏർപ്പെടുത്തണമെന്ന ചർച്ചകൾ ചർച്ചകൾ പല ലോകാരോഗ്യ പരിസ്ഥിതി സംരക്ഷകരും പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനു വേണ്ടി ധാരാളം ആളുകൾ മുന്നോട്ട് ആ മുന്നോട്ട് വരണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. കാരണം പരിസ്ഥിതി നശിക്കുന്നത്, നശിക്കുന്നതിനനുസരിച്ച് ജനങ്ങൾക്ക് ഉള്ള പ്രയാസങ്ങൾ കൂടുകയും അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻറെ സാമ്പത്തികവും, കാർഷികവുമായ രംഗത്തിന് അത് വിള്ളൽ ഏൽപ്പിക്കുകയും ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതും പരിസ്ഥിതി കൂടുതൽ ഊന്നൽ നൽകേണ്ടതുമായ ഒരു വിഷയമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുന്നു. നമസ്‍കാരം. നമസ്ക്കാരം ഇന്ന് ഏർ ഞാനും മോഹനും തമ്മിൽ സംസാരിക്കാൻ പോകുന്ന വിഷയമെന്നത് വിനോദം എന്നുള്ള വിഷയമാണ് ഏർ വിനോദം മോഹൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപെട്ട വിനോദം എന്താണ് എനിക്കിഷ്ടപ്പെട്ട വിനോദം എന്ന് പറയാനുള്ളത് അത് പലതരത്തിലുണ്ട് വിനോദം നമ്മൾ ചെയ്യുന്നതനുസരിച്ചിരിക്കും എനിക്ക് പറയാനുള്ള താങ്കൾ എന്ത് കാര്യത്തിലുള്ള വിനോദാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്റെ അടുത്ത നിന്ന് ഏർ കായികപരമായ വിനോദമായിരിക്കാം അല്ലെങ്കില് ദൃശ്യ ക് കലാപരമായിട്ടുള്ളത് cinema യൊക്കെ കാണുന്ന ആളായിരിക്കില്ലേ ഏർ മോഹൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളമാണോ കൂടുതൽ ഇഷ്ട്ടം അതോ മറ്റു ഭാഷകളിലുള്ള cinema കളാണോ കൂടുതൽ ഇഷ്ടം മലയാളത്തിനേക്കാളും കൂടുതൽ ഇഷ്ട്ടം ആംഗലേയ ഭാഷയിലുള്ള cinema കളാണ് ആംഗലേയ ഭാഷയിലുള്ള cinema കൾ ഇഷ്ടമെന്ന് പറയാൻ നേരം ഇഷ്ടമെന്ന് പറയാൻ നേരം ഞാൻ ഒര് series കാണുന്നുണ്ട് friends ന്ന് പറഞ്ഞ series ഒക്കെ വളരെ നല്ലതാണ് പിന്നെ അതേപോലത്തെ പഠ ഒക്ക താങ്കൾക്കെന്താ ഇഷ്ട്ടം ആയ എനിക്കും ആംഗലേയ ഭാഷയിലുള്ള ഏർ cinema കളാണെങ്കിലും മലയാളത്തോട് ഏർ വരും കാലഘട്ടത്തിൽ അധികം താല്പര്യം ഇല്ല ഏർ എന്തോ ഏർ കഥകളൊക്കെ ഒരുപോലെ തോന്നുന്നു ആധുനികതയിലെ ഏർ ക്ക് കടക്കും തോറും കടകളെ ഇല്ല എന്ന രീതിയിലൊക്കെ ക്ക് മലയാളത്തിലെ cinema കൾ മാറിപ്പോയത് പോലെയൊക്കെ തോന്നുന്നു പിന്നെ പണ്ടുള്ള അത്രയും ആ ഒരു നർമ്മരസമുള്ള രീതിയിലുള്ള ഏർ cinema കളോ കഥകളോ ഒന്നും തന്നെ മലയാള cinema കളിൽ നമുക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആംഗലേയ ഭാഷയിലുള്ളതും ഹിന്ദി തെലുങ്ക് മറ്റു ഭാഷകളിലുള്ള cinema കളിലേക്കാണ് എന്റെ ആകർഷണം എത്തിച് എത്തിച്ചേരുന്നത് ഏർ അതുപോലെ തന്നെ താങ്കൾ എന്ത് തരം കായിക ഏർ വിനോദങ്ങളിലാണ് ഏർപ്പെടാറുള്ളത് നിത്യ ജീവിതത്തില നിത്യ ജീവിതത്തിൽ ഞാൻ ഉൾപ്പെടുന്ന കായിക വിനോദങ്ങൾ എന്ന് പറയാൻ നേരം കാൽപ്പന്ത് ക്രിക്കറ്റ് ഒളിച്ച് പാത്തും sat ൻ പാത്ത് ഓടിച്ചാട്ടം താവളച്ചാട്ടം ചാക്കിലാട്ടം അങ്ങനെ പലതരം ചെയ്യാറുണ്ട് താങ്കൾ എന്തൊക്കെ ചെയ്യാറുള്ള ഏർ ഇതിൽ ഏർ ഞാൻ കൂടുതൽ ഞാൻ കൂടുതലായും വീടിനുള്ളിൽ തന്നെ ഇരുന്നുള്ള കായി ഏർ വിനോദങ്ങളിലാണ് ഏർപ്പെടാറ് പുറത്തേക് പോകാനായിട്ടുള്ള ആ ഒരു സൗകര്യങ്ങൾ അധികം ഉണ്ടായിട്ടില്ല അത് എന്തൊക്കെ തരത്തിലുള്ള വിനോദങ്ങളാണ് അതൊക്കെ പുറത്ത് പോകാത്ത പുറത്തു പോകാത്ത എന്തൊക്കെ തരം വിനോദങ്ങൾ താങ്കൾ ചെയ്യാറ് അതായത് ഇപ്പൊ chess കളിക്കുക carom board കളിക്കുക പിന്നെ scrabble ന്ന് പറയുന്ന ഇങ്ങനെ വാക്കുകൾ കൂട്ടി ചേർത്ത് വച്ചുള്ള കുഞ്ഞു കുഞ്ഞു board game കളൊക്കെ ഇല്ലേ പണ്ട് നമ്മൾ പറയും ചതുരംഗം കളിക്കാനുള്ള ആ ഒരു രീതിൽ പാമ്പും കോണിയും അത് പോലുള്ള കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് വിനോദങ്ങൾ പിന്നെ book വായ് പിന്നെ chess കളിക്കാറുണ്ട് okay okay താങ്കൾക്ക് എന്താണ് സശ പറഞ്ഞത് കേട്ടില്ല chess ല്

chess ല് താങ്കൾക്ക് രാജാവിനെയാണോ റാണിയെയാണോ കൂടുതൽ ഇഷ്ട്ടം കുതിരയെയാണ്

ഇഷ്ടമല്ലായിട്ടും കുതിരാൻ ഇഷ്ടപ്പെടാന്ന്പറ പറയുന്നേരം പൊക്കത്ത് കുതിരന്റെ ആ L shape ന്റെ പൊക്കത്ത് പൊക്കത്ത്

നമ്മ കുതിരനെ താങ്കൾക് ഏതാ ഇഷ്ട്ടം എനിക്ക് റാണിയെയാണ് ഇഷ്ടം ഒരുപാട് നീക്കങ്ങൾ ഒരേ

എല്ലാവരെയും അതിനെ കുറിച്ച് പറയാനുള്ള ഇപ്പൊ ഇപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ check ഇ കൂടി പറയണേ പെണ്ണുങ്ങൾ പണിയെടുക്കുന്നതല്ലേ അതിന്റകത്ത് പറയണത് രാജാവ് കുറച്ച് പണിയെടുക്കും അപ്പൊ അതീ തന്നെ

അത് നമക്ക് വേറൊരു രീതിയിലാണെങ്കിലും ചിന്തിക്കാറുണ്ടോ അത് വേറൊരു രീതിയിലാണെങ്കിലും നമുക്ക് ചിന്തിക്കാമല്ലോ ഇപ്പൊ തേനീച്ചകളുടെ കാര്യം തന്നെ എങ്ങനെയാണ് പറഞ്ഞോളൂ അവിടെയു റാണി തന്നെയല്ലേ പണിയെടുക്കുന്നത് ഉം പക്ഷെ റാണി പണി എടുത്താലും പക്ഷെ രാജാവിന്റെ കളി കൊണ്ടാണല്ലോ റാണി നിക്കുന്നെ രാജാവ് പോയാൽ റാണിനെ കൊണ്ട് ഗുണമുണ്ടാ പക്ഷെ ആ ഗുണമില്ല പക്ഷെ രാജാവിനെ സംരക്ഷിക്കാനായിട്ട് രാജാവിന് തന്നെ സാധിക്കുന്നില്ലലോ അതുകൊ അത് കൊണ്ടല്ലേ രാജാവ്ന്ന് പറയണത് അതെങ്ങനെയാണ് രാജ രാജാവിനെ സംരക്ഷിക്കാൻ ആരുല്ലാത്ത കൊണ്ട് ഒര് ര ഒരാളെങ്ങനെയാണ് രാജാവാകണ് ഒരാൾ എങ്ങനെയാണ് രാജാവാകുന്നത് പൊതുവെ രാജാക്കന്മാരുടെ ദൗ ഏർ ധൗത്യം എന്താണ് മറ്റുള്ളവരെല്ലാവരെയും സംരക്ഷിക്കേണ്ട ആളാണ് രാജാവ് അതെ സമയം എന്നുള്ളൊരു രീതിയിലാണ് റാണിമാരെ കുറിച്ച് നമ്മള് കേട്ടിട്ടുള്ളത് അതിന്ന് വ്യത്യസ്തരായിട്ട് കുറെ ഒക്കിണ്ട്‌ എങ്കിലും പൊതുവെ

രാജ്ഞിമാർ അന്തപുരത്തിലിരിക്കുന്നു പക്ഷെ അതിൽ നിന്ന് ഒരു വ്യത്യസ്ഥതയല്ലേ നമ്മള് chess ൽ കാണുന്നത് ആ അത് മനസിലായി പക്ഷെ രാജാവ് ബാക്കിയുള്ളോരേ സംരക്ഷിക്കുന്നൊണ്ട് രാജാവിന് എന്താ ഗുണം രാജാവ് ഒരു കാര്യും ഇല്ലാതെ ഒറ്റയാൾ പട്ടാളം ഒരു രാജ്യത്ത് രാജാവ് മാത്രമുണ്ടായിട്ട് എന്താ കാര്യം രാജാവിന് ഭരിക്കാനായിട്ട് ആളുകൾ വേണ്ടേ ആ രാജാവ് ഭരിക്കണത് ആൾകാരില്ലോണ്ടല്ലേ രാജാവ് ബാക്കിയുള്ളോർക്ക് സുരക്ഷ കൊടുക്കാന്നുണ്ടെ രാജാവിന് ആര് സുരക്ഷ കൊണ്ടുക്കണ്ടത് അവരുടെ കടമ അല്ലെ

ഒരാൾ ഈ ആൾക്കാറുണ്ടെങ്കിലല്ലേ രാജാവാകുള്ളൂ വെറുതെ ഒരാൾക്ക് രാജാവാന്ന് പറയാൻ പറ്റില്ലാലോ ഉത്തരവൻ ഉത്തരവെന്താൾക്കാറുള്ളോണ്ട് ഞനൊരു രാജവാന്ന് എല്ലാരും പ്രഖ്യാപിക്കണം അത് തന്നെ അപ്പൊ താങ്കൾ പറഞ്ഞത് ശരിയല്ലല്ലോ ഇണ്ടായിട്ടല്ലേ രാജാവ് ഉണ്ടാകുകയുള്ളൂ ഇല്ലെങ്കി രാജാവ് ഉണ്ടാവൂല്ലല്ലോ ആ പടയാളികൾ വേണം രാജാവാവാൻ അല്ലെങ്കിൽ മറ്റ് ആളുകൾ വേണം രാജാവിനെ നോക്കാനും ആളുകൾ വേണം ഞാൻ ഉദ്ദേശിച്ചത് വിനോദങ്ങള് രാജാ ഏതാണ് താങ്കൾക്ക് ഏറ്റവു ഇഷ്ടപ്പെട്ടത് book വായിക്ക എന്ത് book കിട്ടിയ വായിക്കാണ് പുസ്തകം എങ്ങപുസ്തകമാ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഏർ ഞാൻ കൂടുതൽ novel കളാണ് വായിക്കാറ് novel കള് കഥകള് കവിതകൾ വായിക്കില്ല പക്ഷെ കൂടുതലായി എഴുതും അപ്പോ അങ്ങനെ ഉള്ള കാര്യങ്ങള് പൊ കവിത എഴുതുവോ മലയാളത്തിലോ english ലോ ആംഗലേയ ഭാഷയിലോ അല്ലെങ്കിൽ മലയാളത്തിലോ ആംഗലേയ ഭാഷയിലും ഹിന്ദിയിലും ഹോ ഹിന്ദിയിലും എഴുതുവല്ലേ എങ്ങനത്തെ ഒര് കവിത ചൊല്ലാവോ താങ്കൾക്ക് എനിക്ക് വേണ്ടി കവിത ചൊല്ലാൻ എഴുതി വെക്കുന്നത് മാത്രല്ലേ നമ്മൾ ചെയ്യാറുള്ളൂ അതോർത്ത് വെക്കുന്നത് നമ്മക്ക് പ്രയാസമുള്ള കാര്യമാണ് ആ ഒരു സമയത്ത് നിമിഷ കവികൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ

ഒരാള് കവിത എങ്ങനെയാണ് അയാളെ മനസ്സിൽ നിന്ന് അല്ലെ ഓരോ വാക്കുകൾ ഉത്ഭവിക്കുന്നത് അപ്പൊ മനസ്സിൽ നിന്നുള്ള വാക്കുകൾ ഓർത്തെടുക്കാൻ ഇത്ര പാടാണോ

നമ്മൾ മലയാളത്തിൽ സംസാരിക്കുകയല്ലേ

അപ്പോൾ നീ സംസാരിച്ചാൽ ആംഗലേയ ഭാഷയും ഹിന്ദിയും ഇടകലർന്ന് പോവുകയില്ലേ

മന്ത്രിയും രാജാവും തമ്മിലുള്ള വ്യത്യാസം ഉം മന്ത്രി രാജാവിനെ ഉപദേശിക്കുന്നു രാജാവ് മന്ത്രിയുടെ വാക്കുകൾ കേൾക്കുന്നു ലാണ് താങ്കളോട് ചോദിക്ക്ന്ന് chess ലാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്

ഉം രാജാവിന് ഒരു നീക്കം മാത്രമേ പറ്റുള്ളൂ നീളത്തിൽ പോകാൻ പറ്റില്ല വ്യത്യാസം ആ രാജാവിന് ഒരു കരു വീതം ഏത് ദിശയിലും സഞ്ചരിക്കാം ഉം ശരിയാണ് എന്നിട്ട് മന്ത്രിക്ക് കോണോട് കൂടെ അത് ശരിയാണ് പക്ഷെ നമ്മോ ഇന്ത്യയിൽ നോക്കണേ ആണെങ്കി നമ്മ മിക്കവരും മന്ത്രിമാരൊന്നും വേണ്ട റാണി എന്ന് പറയാറില്ലേ അതെന്ത് കൊണ്ടാ മ പെണ്ണുങ്ങളുടെ റാണി എന്ന സാനത്തിന് ഇവിടെ വില അങ്ങനെയാണോ

എന്ത് ഏർ chess ലെ ഏർ റാണിയോ അതെ അത് തന്നെ

മന്ത്രിയാല് വേറെയാളല്ല പക്ഷെ അതെ അതെ പക്ഷെ മലയാളത്തിൽ ഞാൻ ഒറ്റവാക്കിൽ പറയാണെങ്കിൽ മലയാളത്തിൽ എല്ലാരും പറയുന്നത് എന്റെ കോച്ചിലെ ഞാൻ പറഞ്ഞ് കേട്ടത് അതിനെ മന്ത്രി എന്നാണ് പക്ഷെ പുറം രാജ്യങ്ങൾപ്പാണ് റാണിയെന്നാണ് പക്ഷെ നമ്മളെ ഇന്ത്യയിലപ്പോ പെണ്ണ് പെണ്ണുങ്ങളെ വില കൊടുക്കുന്നില്ല എന്നല്ല അർഥം പക്ഷെ നമ്മ പറയണ്ടത് വിനോദത്തെ കുറിച്ചാണ് അപ്പൊ എന്തൊര novel ആ വായിക്കാറുള്ളത് എന്ത് തരം novel എന്ത് തരം novel ൽ

novel കൾ ഇഷ്ടമാണ് പക്ഷെ ഞാൻ അത് രാത്രികളിൽ വായിക്കാറില്ല പിന്നെ എനിക്ക് കുറച്ച് ഇരുട്ടിനെ പേടിയുള്ള

എന്നിട്ട് വായിക്കണ book horror novel വളരെ അധികം വ്യ വളരെ അധികം

വളരെയധികം ആകാംക്ഷയാണ് ആകാംക്ഷക്കനുസാരിച്ചാ നമ്മടെ mood set ആക്കണ്ടേ അപ്പോ നമ്മ അത് ചെയ്യണെങ്കി നമ്മ രാത്രി സമയത്തന്നെ വായിക്കണം ഒരു സമയം അതിന്റെ കൃത്യമായ സമയത്തന്നെ ചെയ്താലേ അതിന്റെ രസണ്ടാവൂ പക്ഷെ എന്റെ വീടിന്റെ ഈ പ്രത്യേക ഒരു ഏർ ഭൂമി ശാസ്ത്രപരമായ കിടപ്പ് രാത്രിയിലെന്നെ പേടിപ്പെടുത്തുന്ന novel കൾ വായിക്കാൻ അനുവദിക്കാറില്ല ചുറ്റും ഓ

തീർച്ചയായും താങ്കൾക്ക് എന്ത് തരാം book കൾ വായിക്കുവ

ഞാൻ വായിക്കണ book എന്ന് പറഞ്ഞാ നേരം self book പിന്നെ philosophy പിന്നെ history പിന്നെ പിന്നെ എന്താണ് പിന്നെ autobiography പിന്നെന്തൊക്കെയാ ഉള്ളെ പിന്നെ കണ്ണി കണ്ടതൊക്കെ വായിക്കും ഞാൻ നിങ്ങൾക്കെന്താണ് വായിക്കാനിഷ്ടമുള്ളേ novel അല്ലാതെ എനിക്ക് കൂടുതലായും നമ്മുടെ imagination power വോ

കാഴ്ചപ്പാടുകൾ പുതിയ രീതിയിലേക്ക് തുറക്കുന്ന രീതിയില് അതായത് imagination കൂടുതലായിട്ടു ഉപയോഗിച്ച് അവര് ഏർ എഴുതിയിട്ടുള്ള കൃതികൾ വായിക്കാനാണ് എനിക്ക് താല്പര്യം താങ്കളെ പോലെ ഇൻ ഗാഢമായ ഏർ non fiction പുസ്തകങ്ങളൊന്നും ഞാൻ അധികം വായിക്കാറില്ല ഓഹ് താങ്കൾ fiction വായിച്ച ആൾക്കാരുടെ imaginative world ൽ താമസിക്കാണോ താങ്കൾക്ക് ഇഷ്ടം സാങ്കൽപ്പിക world ആണോ താങ്കൾക്ക് നന്മയുള്ള പുതിയ ലോകത്തിനേക്കാൾ തനിയ്‌ക്കിഷ്‌ താങ്കൾക് ഇഷ്ട്ടം ആ അങ്ങനെയാവുമ്പോ നമുക്ക് നമ്മുടെ ഏർ സ്വാതന്ത്ര്യം

അതെന്ത് കൊണ്ടാണ് താങ്കൾക്ക് സാങ്കല്പികത സാങ്കൽപ്പിക ലോകത്തിൽ നമുക്ക് നം നമ്മൾ നമ്മുടെ സങ്കൽപ്പത്തിനനുസരിച് നമ്മളെ ജീവിതം നമുക് നമ്മുടെ സങ്കൽപ്പത്തിനനുസിച് നമുക്ക് നമ്മുടെ ജീവിതം ചിത്രീകരിക്കുവാൻ സാധിക്കുവല്ലോ ശരിയാണ് താങ്കളുടെ ശബ്ദം ഇടക്കിടക്ക് cut ആവുന്നുണ്ട് താങ്കൾ നല്ല സ്ഥലത്ത് തന്നെ ആണോ ഇരിക്കുന്നത് തീർച്ചയായും ഞാൻ നല്ല സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത് ഓ അപ്പൊ പറയാനുള്ളത് കുറേനേരം നമ്മളെവിടെന്ന് പറഞ്ഞ് നിർത്തിയത് എന്ത് കൊണ്ടാണ് സങ്കൽപ്പത്തിലെ ഏർ സാങ്കല്പിക കഥകളോട് ഇത്രയും താല്പര്യം എന്നാണ് അങ് എന്നോട് ചോദിച്ചത് സാങ്കൽപ്പിക ലോകം ഇഷ്ടപ്പെടുന്നത്ന്ന് പറയുന്ന നേരം താങ്കൾക്ക് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന world ഇഷ്ടപ്പെടാത്തൊണ്ടല്ലേ താങ്കൾക്ക് സാങ്കൽപ്പിക ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് കാരണം സാൻ

തീർച്ചയായും അഹ് അത് താങ്കൾക്ക് ഏർ real world ൽ ചെയ്യാൻ താങ്കൾക്ക് എന്താ ചെയ്യാൻ തോന്നാത്തത് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മ അത് അലോയ്‌ച്ചോണ്ട് അത് നമ്മക്ക് ഇപ്പൊ ജീവിക്കുന്നതിക്കൂടി താങ്കൾക്ക് ചെയ്യാൻ തോന്നണില്ലേ എപ്പോഴും അത് നമ്മുടെ സന്ദർഭങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ അതിന് അനുവദിക്കണമെന്നില്ലല്ലോ ഓഹ് എപ്പോഴും അല്ലെ അപ്പൊ താങ്കൾ ഇടക്ക് ജീവിതത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ യഥാർത്ഥത്തിലുള്ള ജീവിതവും സാങ്കൽപ്പിക ലോകവും ഒരുമിച്ച് വരുന്ന സന്ദർഭങ്ങളെവിടെയാണെന്നോ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല താങ്കൾ എന്ത് ചെയ്തിട്ടാണ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തത് എന്ത് എങ്ങനെയുള്ള കാര്യങ്ങള് ഉണ്ടാക്കിയെടുത്തത് സങ്കല്പപിക ലോകവും നമ്മുടെ യഥാർത്ഥ ലോകവും താങ്കൾ എങ്ങനെയാണ് ഐക്യം ചേർന്നത് എങ് താങ്കളുടെ പാരിശ്രമം കൊണ്ട് എങ്ങനെയാണ് താങ്കൾ അത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോയത് എങ്ങനെയാണ് താങ്കൾ അത് എത്തിച്ചെടുത്തത് സ്വപ്നങ്ങളിലൂടെ അത് എങ്ങനെയാണ് താങ്കൾ അത് യാഥാർഥ്യ ജീവിതത്തിൽ എത്തുന്നത് ഞാൻ ചോയിക്കുന്നത് താങ്കൾ imagination തന്റെ സ്വപ്നങ്ങളിലുള്ള ജീവിതം താൻ എങ്ങനെയാണ് ശ്രദ്ധിച്ചത് ഒരുദാഹരണം ഞാൻ പറയാം

ഏർ കഥ വായിച്ചുവെന്നിരിക്കട്ടെ അതിലൊരു നായകനും ഉണ്ട് ഒരു നായികയും ഉണ്ട്

അത് വായിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ കിടന്നുറങ്ങുന്നത്

എന്ന് വിചാരിക്ക എന്നി എങ്ങനെയിരുന്നാലും നമ്മുടെ ആ ഒരു അവോ അബോധ മനസ്സില് അതിന്റെ ഒരു അംശം കിടക്കും ശരിയാണ് ഒരു ദീർഘം ദീർഘ നിദ്രയാണ് എനിക്ക് ലഭിക്കുന്നതെങ്കിൽ തീർച്ചയായും ഞാനൊരു സ്വപ്നം കാണാൻ cha ഏർ സാധ്യതയുണ്ട്